എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള് എന്ത് കഴിച്ചു രാവിലെ

മ്മ് നന്നായിട്ട് പോകുന്നു രാവിലെ ദോശയും സാമ്പാറും കഴിച്ചു ദോശയും സാമ്പാറും അല്ലേ എല്ലാ ദിവസവും ദോശയും സാമ്പാറും ആണോ കഴിക്കാറ് ഇല്ല പലതരം ആഹാരങ്ങള് കഴിക്കാറുണ്ട്.

എല്ലാത്തരം ആഹാരങ്ങളും വെക്കും ഇറച്ചി, മീൻ ,മലക്കറികൾ എല്ലാം.

പച്ചക്കറികളാണല്ലേ?

മീന ആണ് പൊതുവെ വരുന്നത് ഇറച്ചി ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം.

ആഴ്ചയിൽ ഒരു ദിവസം മേടിക്കാറുള്ളൂ അല്ലേ.നിങ്ങള് പുറത്തുനിന്ന് ഒക്കെ ആഹാരങ്ങള് കഴിക്കാറുണ്ടോ ?

രാത്രിസു ള്ള ഭക്ഷണം നമ്മൾ വെളിയിൽ നിന്നുംമേടിക്കും.

പച്ചക്കറികൾ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ പച്ചക്കറികൾ. എന്തുവാ പരമാവധി കുറവായിരിക്കും.

ഇറച്ചി അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും ഇറച്ചി ഒക്കെയാണ് കൂടുതലും ഒരു മാസം എത്ര പ്രാവശ്യംനിങ്ങൾ പുറത്തുനിന്ന് ആഹാരം മേടിക്കും

അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഓരോ സാഹചര്യം പോലെ ഇരിക്കും.

വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നുള്ളൂ.

ഈ പുറത്തുനിന്ന് മേടിക്കുന്ന ഭക്ഷണ രീതികളിൽ ഇറച്ചി മാത്രം അല്ല കേട്ടോ. നമ്മളുടെ നാടിനെയും പഴമയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പല. ആഹാരങ്ങളും ഇപ്പോൾ നമുക്ക് പുറത്തു നിന്ന് ലഭ്യമാണ്. അതായത് പണ്ടത്തെ പോലെ നമുക്ക് ചട്ടിച്ചോറ്. പഴംകഞ്ഞി അതേപോലെ അങ്ങനെ ഉള്ള ആഹാരങ്ങൾ ഒക്കെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അതേപോലെതന്നെ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ആഹാരം മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഉള്ള ആഹാരങ്ങൾ മേടിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലതായിരിക്കും..

മ്മ് നല്ലതാണ് അതുപോലുള്ള ആഹാരങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വെക്കുന്നുണ്ട് ഇപ്പോൾ രാവിലത്തെചോറ് ആയാലും ശരി.

നമ്മൾ അടുത്ത ദിവസം പഴങ്കഞ്ഞി പോലെ ഒക്കെ വയ്ക്കും.

ആ മോര് മോര് ,അച്ചാർ ഇതൊക്കെ ഇതൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കാറുണ്ട്.

.അതൊക്കെ നല്ല ശീലങ്ങളാണ് നമ്മുടെ ആഹാരം അതെ പണ്ടത്തെ പോലെ നമ്മള് പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യങ്ങളൊക്കെ നമ്മള് ഏറ്റവും കൂടുതൽ പറയുന്നത് അവര് അവരുടെ കുഞ്ഞുനാള് തൊട്ട് കഴിച്ച് വന്നിരുന്നത്. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളെ കാട്ടിലും നമ്മളുടെ ഈ ഇറച്ചി അല്ല. പഴങ്കഞ്ഞിയും കഞ്ഞിയും പുഴുക്കും. ഇങ്ങനെ ഉള്ള ആഹാരങ്ങൾ ഒക്കെയാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങളാണ് അവര് കഴിക്കാറുള്ളത്

അതേ

എനിക്ക് തോന്നുന്നു മാറിവരുന്നത് മനുഷ്യരുടെ കുറച്ചൊക്കെ മടികളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ.ഇതൊക്കെവീട്ടിൽ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ.

ചട്ടിച്ചോറ് ആവട്ടെ പഴങ്കഞ്ഞി ആവട്ടെ ഇത്എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ശരിയാക്കി എടുക്കാവുന്നതേയുള്ളൂ നമുക്ക് ഇതൊക്കെ നമുക്ക് വെളിയിലോട്ട് പോയിമേടിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ല.

അപ്പോൾ താങ്കൾ പറഞ്ഞുവരുന്നത് നമ്മുടെ ഇപ്പോ വരുന്ന തലമുറയ്ക്ക് മടി ഉണ്ടായത് മടി ഉണ്ടായത് കൊണ്ടാണ് വെളിയിൽ നിന്ന് ആഹാരം മേടിക്കുന്നത് എന്നാണല്ലേ

അതേ അതേ പരമാവധി നമ്മൾ മടി തന്നെയാണ് ഒരു ഇച്ചിരിയൊക്കെ സമയം നമുക്ക് മാറ്റിയാല് നമുക്ക് അങ്ങ് ശരിയാക്കാം

ഈ പഴമകൾ ഉള്ള പഴമകൾ ഉള്ള കടകൾ ഒക്കെ കുറെ കൂടി വരുന്നത് നമ്മുടെ ആൾക്കാരുടെ മടികള് കൊണ്ട് വരുന്നതാണ് ഇപ്പം പഴകഞ്ഞി പറഞ്ഞു ചട്ടി ചോർ പറഞ്ഞു അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ വീട്ടില് ഒരു ഇച്ചിരി സമയം നമ്മൾ ചിലവഴിച്ചാൽ തിരവുന്നതെ ഉള്ളൂ

വെളിയിൽ പോയി നമുക്ക് നമുക്ക്വീട്ടിൽ വെക്കാൻ പറ്റാത്ത ചില ആഹാരങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് വെളിയിൽ ഒക്കെ പോയി വാങ്ങി കഴിക്കുന്നത് ഇടക്കൊക്കെ നമുക്ക് നല്ലതാണ്

ഇപ്പൊ നമ്മള് പുറത്ത് നിന്ന്കഴിക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയുകയല്ലപക്ഷേ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിനുണ്ടാവുന്ന പല മാറ്റങ്ങൾ അതായത് നമ്മുടെ ഭക്ഷണരീതികൾ മാറുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ് നങ്ങൾ അങ്ങനെ പലതുമുണ്ടാകും. അതൊക്കെ

ഇപ്പം രാസവസ്തു പോലുള്ള ഓരോ സംഭവങ്ങള് ഒക്കെ ആഹാരത്തിലൊക്കെ വരുന്നുണ്ട്

ഇതുപോലുള്ള സാധനങ്ങള് ഒക്കെ അവർ ഉള്‍പ്പെടുത്തുന്നു ഉണ്ട് നമ്മുടെ ആരോഗ്യമാണ് നമ്മള് ആദ്യം ഏറ്റവും കൂടുതലും നമ്മളുടെ മുന്നിൽ നില്കേണ്ടത്

അവർ നമ്മുടെ രുചിക്ക് ഒക്കെ വേണ്ടി പല സാധനങ്ങളും അതില് ചേർക്കും

അതേ നമ്മൾ അപ്പോൾ ഏറ്റവും കൂടുതല് വേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകി

അപ്പോ ശരി നന്ദി